Cലെ സ്ട്രിംഗ് ലൈബ്രറി ഫങ്ഷൻസ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് സ്ട്രിംഗ് ലൈബ്രറി ഫങ്ഷൻസ് ചില ഉദാഹരണങ്ങളിലൂടെ ഇത് നോക്കാം
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 1110 ജിസിസി കമ്പൈലർ വെർഷൻ 461 സ്ട്രിംഗ് ലൈബ്രറി functionന്റെ ആമുഖത്തോടെ തുടങ്ങാം
സ്ട്രിംഗ്സ് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു കൂട്ടം ഫങ്ഷനുകളാണിത്
കോപ്പിയിംഗ് കോൺകാറ്റനേഷൻ സെർച്ചിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു
ചില സ്ട്രിംഗ് ലൈബ്രറി ഫങ്ഷനുകൾ നോക്കാം
സ്ട്രാങ്ക്പൈ ഫങ്ഷൻ
ഇതിന്റെ ഘടന strncpyചാർ എസ്ടിആർ1 ചാർ എസ്ടിആർ2 ആൻഡ് ഇന്റ് ന് ഇത് സ്ട്രിംഗ് എസ്ടിആർ2 ൽ നിന്ന് ആദ്യത്തെ n ക്യാരക്ടർസ് str1ലേക്ക് കോപ്പി ചെയ്യുന്നു
ഉദാഹരണം ചാർ strncpyചാർ ഹെല്ലോ ചാർ വർൾഡ് 2 ഔട്ട്പുട്ട് വോളോ എന്നായിരിക്കും
ഇവിടെ വോ സ്ട്രിംഗ് 2വിൽ നിന്നും ബാക്കിയുള്ള ക്യാരക്ടർസ് സ്ട്രിംഗ് 1ൽ നിന്നുമാണ്
ഇപ്പോൾ സ്ട്രാൻസിഎംപി ഫങ്ഷൻ നോക്കാം ഇതിന്റെ ഘടന strncmpചാർ എസ്ടിആർ1 ചാർ എസ്ടിആർ2 ഇന്റ് ന് സ്ട്രിംഗ് 2ന്റെ ആദ്യത്തെ n charactersമായി സ്ട്രിംഗ് 1 താരതമ്യം ചെയ്യുന്നു
ഉദാഹരണം ഇന്റ് strncmpചാർ ഐസിഇ ചാർ ഐസ്ക്രീം 2 ഔട്ട്പുട്ട് 0 ആണ്
സ്ട്രിംഗ് ലൈബ്രറി ഫങ്ഷൻസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം
സാധാരണ ഉപയോഗിക്കുന്ന ചില സ്ട്രിംഗ് ഫങ്ഷൻസ് കാണാം
എഡിറ്ററിൽ നേരത്തേ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്
ഇത് തുറക്കാം
ഇവിടെ സ്ട്രിംഗ് ലെങ്ത് ഫങ്ഷൻ ഉണ്ട്
നമ്മുടെ ഫയലിന്റെ പേര് strlenസി
ഇവിടെ stringന്റെ നീളം കണ്ടുപിടിക്കാം
stdioഹ് stringഹ് ഇവ ഹെഡർ ഫയലാണ്
ഇത് മെയിൻ ഫങ്ഷൻ
ഇവിടെ നമുക്ക് ആർ എന്ന ക്യാരക്ടർ വേരിയബിൾ ഉണ്ട്
ഇത് അശ്വിനി എന്ന മൂല്യം സ്റ്റോർ ചെയ്യുന്നു
ലെൻ1 ഒരു ഇന്റിജർ വേരിയബിൾ ആണ്
സ്ട്രോളൻ ഫങ്ഷൻ ഉപയോഗിച്ച് stringന്റെ നീളം കണ്ടുപിടിക്കാം
ഇതിന്റെ ഫലം len1ൽ സ്റ്റോർ ചെയ്യുന്നു
എന്നിട്ട് stringഉം stringന്റെ നീളവും പ്രിന്റ് ചെയ്യുന്നു
ഇത് റിട്ടർൻ സ്റ്റേറ്റ്മെന്റ്
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ
Ctrl Alt T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ വിൻഡോ തുറക്കുന്നു
കംപൈൽ ചെയ്യാൻ ജിസിസി സ്പേസ് strlenസി സ്പേസ് o സ്പേസ് എസ്ടിആർ1 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
str1 ടൈപ്പ് ചെയ്യുക എന്റർ കൊടുക്കുക
ഔട്ട്പുട്ട് സ്ട്രിംഗ് അശ്വിനി ലെങ്ത് 7 എണ്ണി നോക്കാവുന്നതാണ് 1234567 മറ്റൊരു സ്ട്രിംഗ് ഫങ്ഷൻ നോക്കാം
ഇവിടെ നമുക്ക് സ്ട്രിംഗ് കോപ്പി ഫങ്ഷൻ ഉണ്ട്
നമ്മുടെ ഫയലിന്റെ പേര് strcpyസി ഇവിടെ നമ്മൾ സോർസ് സ്ട്രിംഗ് ടാർഗെറ്റ് stringലേക്ക് കോപ്പി ചെയ്യുന്നു
സോർസ് stringൽ ഐസിഇ ഉണ്ട്
അത് ടാർഗെറ്റ് stringലേക്ക് കോപ്പി ചെയ്യാം
ഇത് സ്റ്റ്രാക്പി ഫങ്ഷൻ
ഇവിടെ നമുക്ക് സോർസ് stringഉം ടാർഗെറ്റ് stringഉം പ്രിന്റ് ചെയ്യുന്നു
എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം
ടെർമിനലിലേക്ക് തിരികെ വരിക
കംപൈൽ ചെയ്യാൻ ജിസിസി സ്പേസ് strcpyസി സ്പേസ് ഹൈഫൻ o സ്പേസ് എസ്ടിആർ2 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
str2 ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
ഔട്ട്പുട്ട് കാണുന്നു സോർസ് സ്ട്രിംഗ് ഐസിഇ ടാർഗെറ്റ് സ്ട്രിംഗ് ഐസിഇ മറ്റൊരു സ്ട്രിംഗ് ഫങ്ഷൻ നോക്കാം
ഇപ്പോൾ നമുക്ക് സ്ട്രിംഗ് കമ്പേർ ഫങ്ഷനിലേക്ക് പോകാം
നമ്മുടെ ഫയലിന്റെ പേര് strcmpസി ഇതിൽ രണ്ട് stringകൾ താരതമ്യം ചെയ്യുന്നു
ഇവിടെ str1എസ്ടിആർ2 ക്യാരക്റ്റർ വേരിയബിളുകൾ ഉണ്ട്
എസ്ടിആർ1 ഐസിഇ ഉം എസ്ടിആർ2 ക്രീം ഉം സ്റ്റോർ ചെയ്യുന്നു
ഇവിടെ ഇ j എന്നീ ഇന്റിജർ വേരിയബിളുകൾ ഉണ്ട്
എസ്ടിആർസിഎംപി ഫങ്ഷൻ ഉപയോഗിച്ച് സ്ട്രിംഗ് താരതമ്യം ചെയ്യുന്നു
ഇവിടെ നമ്മൾ എസ്ടിആർ1 താരതമ്യം ചെയ്യുന്നു
അതായത് Iceനെ Helloയോട് ഫലം iൽ സ്റ്റോർ ചെയ്യുന്നു
ഇവിടെ സ്ട്രിംഗ്2 താരതമ്യം ചെയ്യുന്നു
അതായത് ക്രീം നെ ക്രീം നോട് ഫലം jൽ സ്റ്റോർ ചെയ്യുന്നു
എന്നിട്ട് രണ്ട് ഫലങ്ങളും പ്രിന്റ് ചെയ്യുന്നു
ഇതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ
ടെർമിനലിലേക്ക് തിരിച്ച് വരിക
കംപൈൽ ചെയ്യാൻ ജിസിസി സ്പേസ് strcmpസി സ്പേസ് ഹൈഫൻ o സ്പേസ് എസ്ടിആർ3 എന്റർ പ്രസ് ചെയ്യുക
str3 ടൈപ്പ് ചെയ്യുക
ഔട്ട്പുട്ട് 1 0 കാണുന്നു
പ്രോഗ്രാമിലേക്ക് തിരികെ വരിക
ഇവിടെ 1 കിട്ടുന്നു ഇവിടെ 0 കിട്ടുന്നു
സ്ലൈഡിലേക്ക് തിരിച്ച് വരാം
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് സ്ട്രിംഗ് ലൈബ്രറി ഫങ്ഷനുകൾ
strlen strcpy strcmp strncpy strncmp ഒരു അസ്സൈൻമെന്റ് സ്ട്രിംഗ് bestഉം സ്ട്രിംഗ് busഉം ബന്ധിപ്പിക്കാനുള്ള പ്രോഗ്രാം എഴുതുക
സൂചന160 strcatചാർ എസ്ടിആർ1 ചാർ എസ്ടിആർ2 കൂടാതെ സ്ട്രിംഗ് libraryയിലെ മറ്റ് ഫങ്ഷനുകൾ പ്രയോജനപ്പെടുത്തുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി